കുറച്ച് coupons കാര്യങ്ങള് കിട്ടിയാരുന്നു എനിക്ക്

ഒരു legendary സാനം കിട്ടിക്ണ് ആഹ് എന്താണ് സാനം എന്താ നമ്മുടെ m four എ

പിന്നെ glacier പോയിട്ടില്ല ഉം glacier just ആണ് അയിന്റെ എല്ലാം ഉണ്ടല്ലോ

glacier പോവ്വാണ് അടുത്തെ update ലു അപ്പൊ നമ്മള് അപ്പൊ coupon ഉം കാര്യങ്ങളൊക്കെ കൂട്ടിവച്ചിട്ട് കാര്യമില്ല ഞാനിതിനെ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ കൂട്ടി വച്ചതാണ് അങ്ങനെ കിട്ടിം ചെയ്ത് എന്തോ luck മ്മ കിട്ടിയതാ ഓഹ് അതാണ് അത് കിട്ടണെങ്കി ഇഷ്ടംപോലെ coupon വേണം

ഇല്ല ഞാനാണെങ്കി എത്ര വട്ടം നോക്കി ഞാനാ ത് നൂറ്റമ്പത് coupon ആറ്റം ഉണ്ടെന് എൻ്റെ കയ്യില് ഒറ്റൊന്നു കിട്ടീല അയ്‌ശരി എനിക്ക് ഞാനെത്ര തൊണ്ണൂറു തൊണ്ണൂറ്റഞ്ചാ coupon എങ്ങാണ്ട് കറക്കി അയില് തൊണ്ണൂറ്റഞ്ചാമത്തെ സാധനത്തിനാണ് കിട്ടിയത്

പിന്നെ ടാ അത്ര ആഗ്രഹിച്ചു കിട്ടിയതാണ്

ഉം പക്ഷെ ഞാൻ BGMI ല് ഞാൻ കൊറേ നോക്കി BGMI ല് എത്ര പൊട്ടിച്ചിട്ടും എനിക്ക് കിട്ടീല ഞാൻ royal വരെ ചെയ്തേ

ആഹ് royal ഞാൻ ഇപ്പൊ രണ്ടാമത്തെ ട്ടാ ചെയ്യണേ BGMI ല് ഇതിലെത്ര ഇപ്പൊ ചെയ്യാന്

ഇതിലെത്ര മുന്നൂറ്റി അമ്പത്

മുന്നൂറ്റമ്പത് കൊടുക്കണം ഉം പൈസ കുറച്ച് കയ്യിന്നു പോവും

ആഹ് സാനങ്ങളുണ്ടാവു എ സാനങ്ങളുണ്ടാവും BGMI ലിപ്പൊ royal ഉം നമ്മക്ക് use ചെയ്യ അങ്ങാനൊന്നും പറ്റൂല കാരണന്ത്ച്ചാ ban ആയൊണ്ടേ ആഹ് ശരിയാ അല്ലെങ്കി മറ്റെ play store ൻ്റെ അതൊവെച്ച് കിട്ടും ഉം അടിപൊളിയാണ് കളിച്ചിരിക്കാൻ രസാ global ഞാനിപ്പോ നിർത്തി എന്താ എൻ്റെൽ ഒന്നാമത് lag ഒക്കെ ആയത്കൊണ്ട് mobile full lag ആണ്

ആഹ് അതുകൊണ്ടിപ്പോ അങ്ങനെ കളിക്കലില്ല ഞാൻ നിർത്തി അത് ഏർ എൻ്റെൽ ആദ്യ ഉള്ളൊരു phone ഉണ്ടായിരുന്നെ അയിലിതുപോലെ PUBG കളിച്ചിട്ട് ഭയങ്കര lag ആയിരുന്നു ഞാൻ last phone മാറ്റി ആഹ് ഇനി കളിക്കാനായിട്ട് കളിക്കാനായിട്ട് മാറ്റിയതാ ഓ അതാണ് നല്ല സുഖായിട്ടു കളിക്കാ ഇത് കളിച്ചാൽ നേരം പോണത് അറിയില്ലേ

ഞാൻ രാത്രി രണ്ടു മണി മൂന്നുമണി വരെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോ വീട്ടുകാർ ഇങ്ങനെ കാണുണ്ടേ ഇവരു bathroom ൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ ഉണ്ടാവും ഏർ ഞാൻ ഇരുന്ന് കളിയാ അച്ഛൻ എന്നിട്ട് എന്നെ പിടിച്ചു

എന്നിട്ടെന്നോട് എന്താ ഇത് ഒഴിവാക്കിക്കള ഈ കളിയൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു എന്നോട് ഓർക്ക് ചെലപ്പോ പേടിയായിട്ടുണ്ടാകുവെ ഓർക്ക് പേടിയായിട്ടുണ്ടാവോളി എന്ത്ച്ച ഈ രണ്ടു മണി മൂന്നുമണിയൊക്കെ ഇരുന്നു കളിക്കല്ലേ ഒര് break ഇല്ലാതെ ആഹ് ഹ് ഞാൻ last അവരുടെ മുമ്പിന്ന് ഒന്ന് gap ഇട്ട്

നിർത്തിട്ടൊന്നും ഇല്ല അവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ രാത്രിലൊന്നും അങ്ങനെ കളിക്കലില്ല ഇടക്ക് വീട്ടീന്ന് പുറത്തിറങ്ങുമ്പോ മാത്രൊന്നു കളിക്കും ആഹ് ആദ്യോക്കെ നമ്മള് കളിക്കും നല്ല അടിപൊളിയായിട്ട്

പിന്നെ അന്നൊക്കെ നമ്മള് chill ന് വേണ്ടീട്ട് എത്ര കളിക്കും boat ഒക്കെ ഉണ്ടാകും boat നൊക്കെ പോവുമ്പ chill എടുക്കാൻ വേണ്ടീട്ട് ഹും പിന്നെ അനക്കോർമയുണ്ടോ അന്നാ നിതിന്

ആഹ് ഏ ഏതായാലും

അങ്ങനൊരു team boat വരെ ഓനെ വെടിവച്ചു കൊന്നു കളഞ്ഞ്

pistol pistol ഉം കൊണ്ടാ boat വെടിവച്ചു കൊന്നതേ ഓൻറ്റെയില് aAR ൻ്റെ മറ്റേ AKM ഇല്ലേ AKM ആയിരുന്നു ഓൻ്റെ കയ്യില് ആഹ് എന്നിട്ട് boat pistol ഉം കൊണ്ട് ഓനെ വെടിവച്ച് knock ആക്കി കൊന്ന് ഏതെല്ലൊ ഓന്റൊക്കെ ഒരു കാര്യൊ ഓനൊക്കെ എന്തിനാ കളിക്ക്ണെ ന്ന് ഞാൻ ആലോചിക്കുന്നേ അതാണ് അന്ന് ഓൻ്റെ ഒപ്പം കളിക്കുമ്പോ അന്ന് കളിച്ചിട്ടു ഓർമയുണ്ട നിനക്ക് ഓൻ വെറുതെ നമ്മ കടന്നു ഭരിക്കും ഓൻ പറയും അങ്ങട്ട് വാ ഇങ്ങ്ട്ടു വാ

cover ചെയ്ത് നിക്ക് ട്ടോ അങ്ങനിക്ക് അങ്ങട്ട് പോയാ അവിടെ enemies ഉണ്ടാവും അങ്ങനെ പോവരുത് cover ചെയ്ത് പോണം അങ്ങനെയൊക്കെ ഓരോന്ന് പോവും എന്നിട്ടാദ്യം ചാവണതാരാ ഓനാ

first ഓൻ ചാവും ഏതാ അറിയോ ഓൻ്റെ ഒക്കെ ഒരു കാര്യേ ഉം ആഹ് എന്നാലും ചത്ത് കഴിഞ്ഞാലും നമ്മളിങ്ങനെ പറയും അങ്ങട്ട് പോ ഇങ്ങട്ട് പോന്ന് പറയും ആഹ് ന്ന് ഞാൻ ഓൻ്റെ mike എന്നെ off ആക്കി ഇടും ഓൻ്റെ sound ഞാൻ ഓൻ പറയുണത് ഞാൻ കേക്കാൻ നിക്കൂല പിന്നെ എന്ത് ഓന് ഓൻ്റെ കളിയില് ഓൻ ശ്രദ്ധിച്ചു കളിക്ക ഏർ നമ്മക്ക് ഉള്ള കളിയില് നമ്മൾ ശ്രദ്ധിക്ക

നമ്മളെ team mate നെ cover ചെയ്തിട്ടേ ഞാൻ ചാവുള്ളു ആഹ് അതാ നല്ലത് ആഹ് ഇപ്പൊ നമ്മളന്ന് കളിച്ചപ്പോ തന്നെ കണ്ടില്ലേ നിങ്ങള് ഒക്കെ ചത്തിട്ടും ഞാൻ മാത്രേ ഉണ്ടായിരുന്നുള്ളു നിങ്ങളക്കെ cover ചെയ്തു നിന്നിട്ട് അല്ലെ ഞാന് മറ്റവന്മാരെ അടിച്ച് ഇതാക്കിയത് ഓ ശരിയാണ് അന്ന് നീ chicken അടിച്ചല്ലോ പിന്നെ അന്ന് chicken അടിച്ചു അതാണ് അയിന് ഓനിപ്പോ നമ്മളീ ഓൻ പറയുന്നംകേട്ടു കളിച്ചാ ഉണ്ടല്ലോ ഹും പറയണ്ട എന്നാ

കാര്യം പറയാണെങ്കി ഓന് കളിക്കാനറിലെ ഓൻ പിന്നെ കളിക്കാൻ നിക്കണോ ഓൻ പിന്നെ ഓൻ കളിച്ചോട്ട് കൊഴപ്പോന്നും ഇല്ല ഓൻ എന്തിനാ നമ്മളെ ഭരിക്കാൻ നിക്കണ്

രസാണ് കളിക്കുന്നെ അഹ്

MKtwelve ൻ്റെ പുതിയെ skin വന്ന്ക്ക്ണ് ഏർ skin ൻ്റെ പേരെന്താ

ഏർ ഏത് category പെടുന്നെ legendary അതോ mythic ആ

mythic ആണേ അതുപോലെ തന്നെ m two four ഇല്ലേ m two four വന്നേക്ക്ണ്

ആഹ് ഞാൻ എൻ്റെൽ ഒരു എൺപത് UC ണ്ടായിരുന്ന്

പിന്നെ പുതിയ event ൽ വന്നതാണത് spider ൻ്റെ dress അതിൻ്റെ full bundle കിട്ടിക്ക്ണ് എനിക്ക് ആഹ് ഞാനത് കളിച്ചപ്പോ എൻ്റെ കയ്യില് UC പറഞ്ഞ സംഭവം തന്നെ ഇല്ല

വേണം പൈസ വേണം ഞാനെടാ ഞാൻ ഇടക്ക് പണിക്ക് പോയി ഇടക്ക് fu fund ഒക്കെ കയ്യിലുള്ളപ്പോ ഞാനിങ്ങനെ കേറ്റും രസാടാ

പിന്നെ കളിക്കണം കളിച്ചില്ലെങ്കിൽ കളിക്കാതെ നമ്മള് വെറുതെ കേറ്റി വച്ചിട്ട് കാര്യല്ല ആ അത് ശരിയാ ഏർ ലൊക്കെ usage ഇത് ഇപ്പോ ആകെ ban ആയില്ലേ

എടാ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടെ ഓന് എത്രയോ ആയിരത്തി something ന് എങ്ങാണ്ട് ചെയ്ത്ക്ക്ണ് മറ്റേ UC വാങ്ങിക്ക്ണ്

ആഹ് അതാണ് അങ്ങനൊക്കെ ഉണ്ടാവുമ്പോ ആകെ ചടയ്ക്ക് ഓൻ ആകെ കരഞ്ഞ് ആകെ ഇതായി

പിന്നെ അന്ന് അത് ഒന്ന് ഉപയോഗിക്കാണെങ്കി scene ഇല്ല ഉ ഉപയോഗിചു കഴിഞ്ഞെങ്കി scene ഇല്ലായിരുന്ന് ആഹ്

ഈ ban വന്നാ ഓർക്ക് അങ്ങട് ban ആക്കിയ മതി പക്ഷെ എത്ര പേരാന്നറിയോ കുടുങ്ങുന്നേ

പിന്നെ വെറുതെ പൈസ പോവല്ലടാ അത് കളിക്കാനും പറ്റുന്നില്ല നമുക്കൊരു ഉപകാരല്ലാതെ അയില് കെടന്നിട്ടെന്താ കാര്യം

അതാണ് ഞാൻ ഗോ global ചെയ്യിച്ചതെ ഞാൻ royal ഉം ചെയ്തില്ലേ

ആഹ് ഞാൻ royal ഉം ചെയ്ത് എനിക്കിപ്പ ന നല്ല dress ഉം കിട്ടി ന്ന എനിക്കിപ്പോ ഇപ്പളാട്ടോ എനിക്ക് കുറച്ച് legendary സാധനങ്ങൾ ആയത്

ഇപ്പൊ നല്ല അടി അടിക്കുണ്ട്

ഉം നിക്കും കേറ്റണെ എന്നിട്ട് കളി തുടങ്ങണം ഉം പിന്നെ എന്താ ഇത് പക്ഷെ നമ്മളാദ്യം ആ പണ്ടൊക്കെ കളിക്കുന്നെ രസായിരുന്നു ല്ലേ ഓ പണ്ട് നമ്മളെ squad എല്ലാരുണ്ടെനു ആടാ അതൊക്കെ ആലോചിക്കുമ്പോ എന്താ അറീല

പിന്നെ അതാണ് അന്ന് നമ്മള് കൊറേ എത്രയാ നമ്മള് പന്ത്രണ്ടു മണി വരെയൊക്കെ കളിക്കു അതൊക്കെ ആടാ ഇപ്പൊ ഇനി ഇപ്പൊത്തെ update ഒന്നും ഇപ്പൊ ഒര് പണ്ടത്തെ update ൻ്റെ പോലയൊന്ന് റങ്ക്ല്ലപ്പൊ

പണ്ടൊക്കെ എന്ത് നല്ല രസായിരുന്നു വെല്യ graphics ഉ ഇല്ല അന്നൊക്കെ ഞാൻ എൻ്റെൽ ഒരു സാംസങ്ൻ്റെ phone ഉണ്ടായി അയിലൊക്കെ കളിക്കുണ് ഒരു lag ഉം പോലും ഇല്ലാതെ

അതാണ് ഞാൻ അന്ന് കളിച്ചപ്പോഴൊക്കെ എൻ്റെട്ത്ത് ഇപ്പല്ലെ phone കൊണ്ടാ അന്ന് കളിച്ചത് പക്ഷെ അന്ന് lag ന്ന് പറഞ്ഞ സംഭവല്ല ഉം ഇപ്പൊ graphics ഉം കാര്യങ്ങളൊക്കെ കൂടിയതൊണ്ടേ എന്തൊരു lag ആ

ഉം അതുകൊണ്ടാണ് ഞാൻ phone എന്നെ മാറ്റിയത് ഇപ്പൊ വല്യ കുഴപ്പൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ കളിക്കാ എന്നാലും കുഴപ്പല്ല പക്ഷെ അന്നത്തെത്ര ഒരു ഗും ഇങ്ങട്ട് കിട്ടുന്നില്ല

ആഹ് ഇപ്പൊ ഏതാ season ഇപ്പോ yes season

അത് കഴിഞ്ഞാഴ്ച ടാ ഏർ ഞാനൊക്കെ എത്രയാ season പതിനാല് ഒക്കെ ആയപ്പോ കേറിയതാ ഹ് ഏർ ഞാനെടാ ഞാന് നമ്മുടെ അച്ചൂട്ടി ഇല്ലേ

royal pass എട്ടിലെങ്ങാണ്ട് തുടങ്ങിയതാ ഞങ്ങള്

പിന്നെ എന്താ രസന്നന്നറിയോ അന്നൊക്കെ കളിക്കാൻ നല്ല നല്ല സാനങ്ങളും അയ്യോ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടേ

അയിലാണ് നമ്മുടെ on my way ന്ന് പറഞ്ഞിട്ട് അഹ് പാട്ടില്ലേ

ആഹ് അതൊക്കെ വന്നാർന്നു അയില് അയിൽ lobby theme ആയിട്ട്

ആഹ് അലൻ വാ അലൻ വോൾക്കറിൻ്റെ അയി അലൻ വോൾക്കറിൻ്റെ കൊറേ dress ഉം കാര്യങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നല്ലൊ അന്ന് അന്നത്തെ event ല് ഏഹ് ഞാനന്ന് കളി തൊടങ്ങീട്ടില്ലേനു ആഹ് അടിപൊളിയായിരുന്നെടങ്ങേ അതൊക്കെ ഇക്ക് miss ആയി

അതൊക്കെ UC കൊടുത്തു വാങ്ങണായിരുന്നു പക്ഷെ നമ്മളെയില് അന്നൊന്നും അങ്ങനെ UC വെക്കാനുള്ളെ ഇതില്ലല്ലോ അതാണ് അന്നൊക്കെ കളിക്കാൻ തുടങ്ങുന്ന time അല്ലെ അതെ അന്ന് നമ്മുക്കങ് വല്യ കളിയു ഇല്ല ഇങ്ങനെ royal ചെയ്യണ്ടേ

ഇപ്പൊ sunday പ്പൊ നമ്മള് ഇപ്പൊ നമ്മള് power ആണ് ഇജൊക്കെ കേറ്റ് നമുക്കിരുന്നു കളിക്ക് അടിപൊളിയല്ലേ അതെന്നെ ഞാനും കേറ്റണം ഇന്റെ ഈ lag ഉം എങ്ങനെൽ കുറഞ്ഞു കിട്ടിയാ കളിക്കെടുക്കാൻ കയ്യു ഇനി പുതിയ phone എടുക്കാറിഞ്ഞിട്ടില്ലേ അതെടുത്ത് കഴിഞ്ഞാ കളി തുടങ്ങും അയിന് പുതിയ phone എടുക്ക് എന്നിട്ട് നമുക്ക് AKseven എടുത്തിട്ട് അതിൻ്റെ suppressor ഉ extend ഉമ്മെ അതും കേറ്റി അങ്ങ്ട് അടിക്ക ഓ രസാണ് അതൊക്കെ